ആ എന്തൊക്കെയുണ്ട് വിശേഷം സുഖമായിട്ടിരിക്കുന്നോ?

സുഖമായിട്ടിരിക്കുന്നുല്ലേ അപ്പോ എന്താ ചെയ്യുന്നെ വീട്ടമ്മയാണോ?

ആ ഞാൻ വീട്ടമ്മയാണ് അതിൻ്റെ കൂടെ കുട്ടികളെ പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. കൂട്ടികളെ പഠിപ്പിക്കുന്നുണ്ടല്ലേ അപ്പൊ എത്രയിലൊക്കെയുള്ള കുട്ടികളെയാണ് പഠിപ്പിക്കുന്നെ?

അത് ഏഹ് അഞ്ച് ആറ് ഏഴ്‌ അങ്ങനെ മോളിലോട്ടുള്ള ആ പഠിപ്പിക്കാറുണ്ട്.

അപ്പോ ഏതു വിഷയമാണ് പഠിപ്പിക്കുന്നത്? അത് എല്ലാ വിഷയങ്ങളും ഞാന് എടുക്കാറുണ്ട് എല്ലാ വിഷയങ്ങളും എടുക്കാറുണ്ട് അപ്പോ ആ ശാസ്ത്രം എടുക്കാറുണ്ടല്ലോ എല്ലാ വിഷയവും എടുക്കുമ്പോൾ ശാസ്ത്രവും എടുക്കുമല്ലോ?

ഞാനിപ്പോ വിളിച്ചത് നമ്മള് ഈ കാലാവസ്ഥയെ പറ്റി കുറച്ച് സംസാരിക്കാനാ അപ്പോ ഈ കാലാവസ്ഥ ആ കാലാവസ്ഥ എന്നു പറയുമ്പോ തന്നെ നമുക്കറിയാം ഇന്ന് നമ്മള് കണ്ടുവരുന്നത് പലതരം ഒരു ഏഹ് മാറിമറിഞ്ഞൊരു കാലാവസ്ഥയാണല്ലേ ഒരെണ്ണത്തിൽ തന്നെ ഒന്നെങ്കിൽ

കൊടുംചൂട് ആയിരിക്കും അല്ലെങ്കിൽ തോരാത്ത മഴ അങ്ങനെയൊള്ള കാലാവസ്ഥയാണ് പറഞ്ഞുവരുന്നത് അല്ലേ? എന്തു തോന്നുന്നു?

അങ്ങനെയൊക്കെ തന്നെയാണ് നമുക്ക് കാലാവസ്ഥ വ്യതിയാനം വരുമ്പോ നമുക്ക് ഒരുപാട് വയ്യാത്ത ഏഹ് കാര്യങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് കൊറേ കുറെ നാള് മഴയാണെങ്കിൽ കുറച്ചുനാള് നല്ല ചൂട് അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകള് അനുഭവപ്പെടും മഴ തോ മഴയാണെങ്കിൽ തോരാതെ കുറേ ദിവസം പെയ്തു എന്നിട്ട് പുറത്തിറങ്ങാനും നമുക്ക് കൃഷിനാശവും പിന്നെ ഉരുള്പൊട്ടല് അങ്ങനെ

അതെ അതെ ഉരുൾപൊട്ടല് ഇപ്പൊ നമ്മള് ഈയിടയ്ക്ക് തന്നെ ഒരു ഉരുൾപൊട്ടലിൻ്റെ വാർത്ത കേട്ടിരുന്നു അല്ലേ? വെള്ളപ്പൊക്കം ഉരുൾപൊട്ടൽ പ്രളയം അങ്ങനെയുള്ള

മണ്ണിടിച്ചില് മണ്ണിടിച്ചില് അങ്ങനെയൊക്കെയുള്ള ഏഹ് കുഴപ്പങ്ങളൊക്കെ ഉണ്ടാകും.

പിന്നെ ഉം പിന്നെ ചൂടാണെങ്കിൽ ഭയങ്കരമായ ചൂട് നമ്മള് ഏഹ് നമ്മൾ കൃത്രിമമായ നമ്മള് അതേ അതേ നമ്മള് കൃത്രിമമായ നമ്മള് ഏഹ് ഭക്ഷണങ്ങൾ കൃത്രിമമായി സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്നത് നമ്മള് കൃത്യമായിട്ട് വായുവിന് യു ഉപയോഗിക്കുന്നതെക്കെ ഒരുപാട് അത് അങ്ങനെയുള്ള ആഡംബര സാധനങ്ങൾ അമിതമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തന്നെ

നമ്മുടെ വായുവിനത് വലിയ ദോഷമാണ് വായുവിനത് മലിനീകരണം ഉണ്ടാക്കുകയും നമ്മുടെ അവസ്ഥയെ

ചെയ്യുമല്ലേ അപ്പൊ അത്തരത്തിലൊന്നാണ് ആഗോളതാപനം അല്ലേ? അന്തരീക്ഷത്തിലുള്ള ഈ വായുവിൻ്റെ ഒക്കെ ഒരു അളവ് കൂടുന്നതിനെയാണ് നമ്മൾ ആഗോളതാപനം എന്ന് പറയുന്നത്. അതെ അപ്പോ അപ്പൊ നമ്മുടെ ഈ ഒര്

ഇന്നത്തെ ഒര് നമ്മുടെ ഈ ഭൂമി ഒരു മരുഭൂമിയായി മാറികൊണ്ടിരിക്കുകയാന്ന് നമുക്ക് പറയാൻ പറ്റും. അതെ ഈ ആ പറ്റും ചൂട് കൂടുമ്പോ നമുക്ക് അങ്ങനെയൊരു മരുഭൂമിയായി ആവുന്നത് പോലെയാണ് നമുക്ക്

അപ്പോ ഈ നമ്മടെ അതുപോലെ നമുക്കറിയാം ഇന്നത്തെ കാലത്ത് ഓരോ വീടുകളിലും ഓരോ വാഹനമെന്ന രീതിയില് നമുക്ക് വാഹനങ്ങളുടെ എണ്ണവും കൂടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? ആ വഴിയും കാലാവസ്ഥയ്ക്ക് അതും വിപരീതമായിട്ട് തന്നെയാണ് വരുന്നത്.

വെട്ടി നശിപ്പിക്കും ആ വെട്ടി മാറ്റും അത് ശരി അപ്പൊ അങ്ങനെയും ഏഹ് കാലാവസ്ഥാവ്യതിയാനം ഉണ്ടാവാം അല്ലേ? ഈ മരങ്ങൾ മുറിക്കുന്നതിനോട് യോജിക്കുന്നുണ്ടോ? വീടുകളൊക്കെ വെക്കാൻ

മരങ്ങൾ മുറിക്കുന്നതിനോട് യോജിക്കുമോന്ന് ചോദിച്ചാൽ ക ആളുകൾക്ക് താമസം സൗകര്യത്തിനു വേണ്ടി അവര് ചെയ്യുന്നു അപ്പൊ നമ്മള് ഏഹ് വീണ്ടും മരങ്ങൾ വെച്ചുപിടിപ്പിച്ച് നമ്മള് സംരക്ഷിക്കുകയാണ് വേ ചെയ്യേണ്ടത്. അതേ അതേ അപ്പോ മാറ്റുന്ന അത്രയും മരങ്ങൾ തന്നെ നമ്മൾ വീണ്ടും വെച്ചുപിടിപ്പിക്കാനായിട്ട് ശ്രമിക്കാം. എങ്കിലേ നമുക്ക് ആ ഒരു നല്ലൊരു കാലാവസ്ഥ കൊണ്ടുപോകാൻ പറ്റത്തൊള്ളൂ അല്ലേ?

ഇപ്പോ താങ്കൾക്ക് എങ്ങനെയാണ് തോനുന്നേ ഇപ്പം ഏത് ഒരു അവസ്ഥയിലാണ് ചൂട് അമിതമായ ചൂട് അങ്ങനത്തെ അവസ്ഥയാണോ? ഇപ്പം ഇപ്പം ഏഹ് സാമാന്യം ഭേദപ്പെട്ട കാലാവസ്ഥയായിട്ടാണ് തോന്നുന്നത്.

ആ എന്തായാലും അപ്പോ ഇങ്ങനെ കാലാവസ്ഥയെ നമ്മള് നേരെ നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മള് നമ്മളാൽ കഴിയുന്നത് ചെയ്യുക അതായത് പുതിയ പുതിയ വൃക്ഷങ്ങളോ നമ്മൾ എത്രത്തോളം വെട്ടി മാറ്റുന്നു അത്രത്തോളം നമ്മള് വെച്ചുപിടിപ്പിക്കുക വൃക്ഷങ്ങൾ

അതുപോലെ നമ്മള് ആഡംബരമായിട്ടുള്ള ഈ ഒര് ഏഹ് സാധനങ്ങളുടെയൊക്കെ ആ ഉപയോഗം നല്ല തോതിൽ കുറയ്ക്കുക ആവശ്യത്തിനുമാത്രം ഉപയോഗിക്കുക അങ്ങനെ അങ്ങനെ നമുക്ക് നമ്മടെ

ഇപ്പോൾതന്നെ ഇതൊരു ലോകത്തിലൊരു സംസാരവിഷയമായി മാറി കൊണ്ടിരിക്കുകയാണീ കാലാവസ്ഥാ വ്യതിയാനം.

എന്തായാലും ഇത്രയും നേരം സംസാരിച്ചതിന് നന്ദി.